യാത്ര പ്രാദേശികം ദേശീയം അല്ലെങ്കിൽ അന്തർ ദേശീയമാകാം ചില രാജ്യങ്ങളിൽ non local internal യാത്രയ്ക് ഒരു internal passport ആവഷ്യമായിവന്നേക്കാം അതേ സമയം അന്താരാഷ്ട്ര യാത്രകൾക്ക് സാധാരണമായി passport visa യും ആവശ്യമാണ് യാത്രകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം അതികട്ട ഊന്നിപ്പറയുന്നുണ്ട് വിദേശ യാത്ര നടത്തുമ്പോൾ യാത്രക്കാർ ബുദ്ധിമുട്ടുകൾ കുറ്റ കൃത്യങ്ങൾ അക്രമങ്ങൾ എന്നിവക്ക് വിദേയരാകാം ചില സുരക്ഷാ പരിഗണകളിൽ ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക കുറ്റ കൃത്യത്തിന് ലക്ഷ്യമാക്കുന്നത് ഒഴിവാക്കുക ഒരാളുടെ passport ന്റെയും യാത്ര വിവരങ്ങളുടെയും വിശ്വസനീയമായ ആളുകളുമായി മാത്രം പങ്കുവെക്കുക സന്ദർശിക്കുന്ന രാജ്യത്തെ സാധുവായ medical insurance നേടുക കൂടാതെ ഒരു വിദേശ രാജ്യത്തിൽ എത്തുമ്പോൾ ഒരാളുടെ ദേശിയ embassy യിൽ register ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള driver license കൾ പല രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല എന്നിരുന്നാലും മിക്ക രാജ്യങ്ങളും അന്താരാഷ്ട്ര driving പ്രി permit കൾ സ്വീകരിക്കുന്നു സ്വന്തം രാജ്യത്തെ issue ചെയ്യുന്ന auto mobile insurance policy കൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ അസാധുവാണ് അതിനാൽ സന്ദർശിക്കുന്ന രാജ്യത്തെ സാധുവായ താൽകാലിക വാഹന insurance നേടേണ്ടത് പലപ്പോഴും ആവശ്യമാണ് പോകുന്ന രാജ്യങ്ങളുടെ driving നിയമങ്ങളും നിയന്ത്രണങ്ങളും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് സുരക്ഷാ കാരണങ്ങളാൽ seat belt ധരിക്കുന്നത് വളരെ നല്ലതാണ് seat belt നിയമങ്ങൾ ലംഗിച്ചാൽ പല രാജ്യങ്ങളിലും വലിയ പിഴയുണ്ട് വിവിധ തരത്തിലുള്ള യാത്രക്കാരുടെ സുരക്ഷ താരതമ്യം ചെയ്യാൻ മൂന്ന് പ്രധാന സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗിക്കാം അത്പോലെ ഒരുപാടു സാ സാഹസികമേറിയ യാത്രകളുമുണ്ട് അപകട സാധ്യതയുള്ള യാത്ര അല്ലെങ്കിൽ പര്യവേഷണം ഉൾപ്പെടുന്ന ഒരു തരം നിച്ച tourism മാണ് സാഹസിക യാത്ര ഇതിന് പലപ്പോഴും പ്രത്യേക കഴിവുകളും ശാരീരിക അധ്വാനവും ആവശ്യമാണ് US ആസ്ഥാനമായുള്ള adventure travel trade association ന്റെ അഭിപ്രായത്തിൽ ശാരീരിക പ്രവർത്തനങ്ങൾ സാംസ്‌കാരിക കൈമാറ്റം പ്രകൃതിയുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടുന്ന

cycling canoeing scuba diving rafting kayaking zip liningpara para gliding hiking പര്യവേഷണം sand balling caving rock climbing എന്നിവ സാഹസിക യാത്രയിൽ

എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ചിലവുകൾ കുറഞ്ഞു വന്നതോടെ സാഹസിക യാത്രകളോടുള്ള ലോകമെമ്പാടുമുള്ള താത്പര്യം വർധിച്ചു മികച്ച സ്ഥലങ്ങളും കായിക ഇനങ്ങളും വാഗ്‌ദാനം ചെയ്യുന്ന കൂടുതൽ specialist travel website കൾ ഉയർന്ന് വരുന്നതിനാൽ സ്വതന്ത്ര സാഹസിക യാത്രകളോടുള്ള താത്പര്യവും ആളുകളിൽ വർധിച്ചിരുന്നു പർവ്വതാരോഹണം trucking bangijumping mountain biking cycling canoeing scuba diving rafting kayaking zip lining para gliding hiking പര്യവേഷണം stands boarding എന്നിങ്ങനെയുള്ള സാഹസിക പ്രവർത്തികൾ സാഹസികമായ യാത്രയുടെ ഭാഗമാണ് extreme tourism എന്നത് അപകടമാ അപകടകരമായ അങ്ങേയറ്റത്തെ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ അപകടകരമായ സംഭവങ്ങളിലോ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കുന്നതാണ് ഈ തരത്തിലുള്ള tourism extreme sports മായി പൊരുത്തപ്പെടാം jungle tourism ഉൾ ഉൾവനങ്ങളിലേക്കുള്ള യാത്രയാണ് ഇത്

പാശ്ചാത്യ അന്താരാഷ്ട്ര tourism ത്തിന്റെ താരതമ്യേന സമീപകാല പ്രതി പ്രതിഭാസമാണിത് over land യാത്ര അല്ലെങ്കിൽ overlanding എന്നത് ഒരു കരപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ വെന്നീസിൽ നിന്നും കുബ്ലാ ഇ കണ്ടെയ്‌ മംഗോലിയൻ court ലേക്കുള്ള മാർക്കോ പോളോയുടെ കരപ്രദേശ യാത്രയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് ഇന്ന് over landing എന്നത് വിപുലമായ സാഹസിക അവധി കാലത്തിന്റെ ഒരു രൂപമാണ് നീണ്ടയാത്രകൾ പലപ്പോഴും കൂട്ടത്തോടെ ആയിരിക്കും അവർ ആഴ്ചകളോ മാസങ്ങളോ ഒരുമിച്ച് കരയിലൂടെ സഞ്ചരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുതൽ ആഫ്രിക്ക യൂറോപ് ഏഷ്യ

അറുപത് എഴുപത് കളിലെ hippie trail സമയത് ആയിരകണക്കിന് യുവപശ്ചാത്യർ middle east ലൂടെ ഇന്ത്യലേക്കും നേപ്പാളിലേക്കും യാത്ര ചെയ്തു പഴയ പരമ്പരാഗത root കളിലും പലതും ഇപ്പോഴും സജീവമാണ് അത്പോലെ ice land മുതൽ ദക്ഷിണാഫ്രിക്ക വരെയുള്ള തരത്തിലുള്ള പുതിയ root കളും സജീവമാണ് അന്താരാഷ്ട്ര യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്‌ത്ര ശാഖയാണ് travel medicine അല്ലെങ്കിൽ emporiatrics എന്നറിയപ്പെടുന്നത് ആഗോളവത്കരണം വ്യത്യസ്ത ആരോഗ്യ അന്തരീക്ഷത്തിലേക്ക് നയിക്കപ്പെടുന്ന യാത്രക്കാരുടെ എണ്ണം വർധിപ്പിക്കുകയും രോഗം പടരുന്നതിന് സഹായിക്കുകയും ചെയ്യന്നു global epidemiology of health risk vaccinology malaria തടയൽ ഏകദേശം അറുന്നൂർ ദശലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാരുടെ ആരോഗ്യം നിലനിർത്താൻ രൂപ കല്പന ചെയ്ത pre travel counselling എന്ന travel medicine ന്റെ പ്രധാന മേഖലകളാണ് വികസിത രാജ്യങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങളി ലേക്ക് പ്രതിവർഷം എൺപത് ദശലക്ഷം യാത്രക്കാർ പോകുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് യാത്രക്കിടയിൽ ഉള്ള മരണങ്ങളുടെ കാരണങ്ങളിൽ പ്രധാനം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെന്നാണ് അൻപത് എഴുപത് ശതമാനം പരിക്കും അപകടവും ഇരുപത്തഞ്ചു ശതമാനം പകർച്ചവ്യാധി രണ്ടേ point എട്ട് നാല് ശതമാനം എന്നിവയാണ് മറ്റുകാരണങ്ങൾ വികസിത

epidemiology പകർച്ചവ്യാധി പൊതുജനാരോഗ്യം tropical medicine high altriotry physiology യാത്രയുമായി ബന്ധപ്പെട്ട പ്രസവ ചികിത്സ psychiatry occupational medicine military migration medicine enivironmental health എന്നിവ ഉൾപ്പടെയുള്ള വിവിധ മേഖലകളെ travel medicine ന്റെ മേഖല ഉൾപ്പെടുന്നു travel medicine ഇൽ pre travel consultation നും മൂല്യ നിർണയവും യാത്രക്കിടെയെ ആകസ്മിക കാര്യങ്ങളുടെ ആസൂത്രണം യാത്രാനന്തര follow up പരിചരണം എന്നിവ ഉൾപ്പെടുന്നു ഓരോ രാജ്യത്തിലേക്കുമുള്ള യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളും വിമാന യാത്രയുടെ പ്രത്യേക ആരോഗ്യ അപകടങ്ങളും പരിഹരിക്കുന്ന വിവരങ്ങൾ നൽകുന്നത് ലോക ആരോഗ്യ സംഘടനയാണ് കൂടാതെ വിലയേറിയതും കാലികവുമായ വിവരങ്ങൾ CDC പ്രസിദ്ധീകരിക്കുന്നു ശ്രദ്ധിക്കേണ്ട പ്രധാനമേഖലകൾ vaccination ഉം AIA കളുമ ആണ്

CDCset അപകട സാധ്യതങ്ങളിൽ പ്രദേശങ്ങളെ വിശദീകരികുക്കയും പ്രതിരോധ കുത്തിവെപ്പുകളെ കുറിച്ചും പ്രതിരോധ നടപടികളെ കുറിച്ചും വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു ആഫ്രിക്കയിലെ ഉഷ്ണ മേഖല meningococcal belt ൽ meningococcal meningitis സാധാരണമാണ് മക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് കുത്തിവെപ്പ് ആവശ്യമാണ് വിശദമായ വിവരങ്ങൾ CDCsite ഇൽ ലഭ്യമാണ്

ആവശ്യമായതും ഉപയോഗപ്രദവുമായ മരുന്നുകൾ ഉൾകൊള്ളുന്ന ഒരു മരുന്ന് kit എപ്പോഴും യാത്രയിൽ കൈവശം ഉണ്ടായിരിക്കണം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി malaria രോഗപ്രതിരോധം condom വയറിളക്കത്തെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തണം കൂടാതെ ഒരു അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ kit കൂടി യാത്രയിൽ ഉപയോഗ പ്രഥമാക്കും വയറിളക്കം അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മുറിവുകൾ വേദന എന്നിവയാണ് യാത്രക്കാർ അനുഭവിക്കുന്ന നാല് പ്രധാന medical പ്രശ്നങ്ങൾ എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് medical kit ൽ ഇതിനുവേണ്ട കാര്യങ്ങലെങ്കിലും ഉൾപ്പെടുത്തണം വയറിളക്ക രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ഒരു antibiotic ഉം ഉദാഹരണം ഒപ്പം ഒരു stopper കൂടി ഉൾപെടുത്തുന്നതാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രതിരോധം കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത antibiotic കൾ ആവശ്യമാണ് യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ കൃത്യമായ ലക്ഷ്യ സ്ഥാനത്ത് ന്നും medical ചരിത്രത്തിൽ അനുസരിച് മികച്ച medical kit ക്രമീകരിക്കുന്നതിന് ഒരു travel doctor എ സമീപിക്കുന്നത് നല്ലതാണ് CGCtravel health ലക്ഷ്യ സ്ഥാനങ്ങൾ out break ശുപാർഷ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമായ പ്രതിരോധ കുത്തി വെപ്പുകൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു international association for medical assistant to travellingIAMATinternational society of travel medicine ലോകാരോഗ്യ സംഘടന രാജ്യങ് രാജ്യങ്കങ്ങളെ പട്ടിക രോഗം പൊട്ടി പുറപ്പെടുന്നതിന് കുറിച്ചും ആരോഗ്യ profile കളെ കുറിച്ചും വിവരങ്ങൾ ഉൾകൊള്ളുന്നു

മിക്കയാത്രക്കാരും ചെറിയ ചികിത്സ കൊണ്ടോ ചികിത്സ ഇല്ലാതെ തന്നെയോ നാല് ദിവസത്തിനോളം സുഖം പ്രാപിക്കുന്നു ഇത്രയും പറഞ്ഞു കൊണ്ട് നമ്മൾ ഇന്ന് യാത്രയെ കുറിച്ചുള്ള topic ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ Stock market നെ പറ്റി പഠിക്കണമെങ്കില് ആദ്യം ഇതിൻറെ Complete കഥ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം Stock market എന്ന് പറയുമ്പോ അതിൽ കുറെ അതികം Participants ഉണ്ട് നമ്മൾ പലപ്പോഴും Stock market എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി മാത്രം ചിന്തിക്കാറുള്ളു ആരാണ് Investors നെ പറ്റി മാത്രം നമ്മള് ചിന്തിക്കാറുള്ളു നമ്മള് എങ്ങനെ പൈസ Invest ചെയ്യാം എങ്ങനെ നമ്മൾക്ക് പൈസ Grow ആക്കം എങ്ങനെ ലാഭോ ഉണ്ടാക്കാം എങ്ങനെ നഷ്ട്ടം പറ്റുന്നു ആ ഒരു Perspective ല് ആ ഒരു കഥ മാത്രമേ നമ്മള് Discuss ചെയ്യാറുള്ളു ആരുടെ കഥ നമ്മുടെ Investors ൻറെ കഥ എന്നാൽ Stock market എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല ഇവിടെ Stock വരണമെങ്കിൽ കൊറേ Companies ഇണ്ട് ഈ Companies അവരുടെ Stock stock market ല് List ചെയ്താലല്ലേ അഹ് Stock market work ചെയ്യുക പോലുള്ളു അപ്പൊ Company കൾക്കൊരു കഥ ഇല്ലേ ഇതൊക്കെ നടക്കണമെങ്കിൽ Stock brokers വേണം Stock brokers ന് ഒരു കഥയില്ല അങ്ങനെ കൊറേയധികം ആൾക്കാരുടെ കഥകളും Perspectives ഉം നമുക്ക് മനസ്സിലാവുമ്പോൾ

ഈയൊരു മുഴുവൻ കഥ നമുക്ക് കേട്ടു നോക്കാം എന്താണ് Stock market എങ്ങനെയാണത് Work ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ Mainly കാണിച്ചിട്ടുള്ളത് Stock market ൻറെ ഓരോ Participant നെയുമാണ് ഇനി ശ്രെദ്ധിച്ചു നോക്കുകയാണെങ്കില് നടുക്ക് Stock market ഇണ്ട് ഓരോ Participant ന്ന് പറയുന്നത് Publically listed companies ഒരു Participant ആണ് Stock broker എന്ന് പറയുന്നത് മറ്റൊരു Participant ആണ് Investors എന്ന് പറയുന്നത് ഒരു Participant ആണ് അതുപോലെ SEBI എന്ന് പറയുന്നത് ഒരു Participant ആണ് ഭാഗത്ത് കാണുന്നതും Stock market ൻറെ ഭാഗമായിട്ട്ള്ള ആൾക്കാര് തന്നെയാണ് ഇത് നമുക്ക് പിന്നീട് Discuss ചെയ്യാം ഇതിലേക്ക് തൽക്കാലം നിങ്ങള് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോം ഇതൊക്കെയാണ് ഇനി Participants ഇനിയൊരു കഥ പോലെ Explain ചെയ്യുന്നതിലൂടെ ഇതിൻറെ ഓരോരുത്തരുടെയും Function എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അപ്പൊ ആ കഥ നമുക്ക് Start ചെയ്യാം അപ്പോൾ അതിൽ ഏറ്റോം ആദ്യം നമുക്ക് Stock market ൻറെ Definiton എന്താന്ന് നോക്കാം Stock market ൻറെ definition പറയുന്നത് Stock markt is the place where shares of publically listed companies are traded Esay ആയിട്ട് പറയുകയാണെങ്കില് Stock market എന്ന് പറയുന്നതൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് Publicly list ചെയ്യപ്പെട്ടിട്ടുള്ള Company കളുടെ Share കള് Stock കള് Trade ചെയ്യപ്പെടുന്നുണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥലമാണ് Stock market എന്നുള്ളതാണ് Definition ൽ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് Easy ആയിട്ട് മനസിലാക്കാനായിട്ട് നിങ്ങൾക്ക് Picturize ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ മനസില്ലെപ്പോഴും Pictures ഇണ്ടങ്കില് നിങ്ങൾക്ക് പെട്ടന്ന് കാര്യങ്ങള് മനസ്സിലാവും അതുപോലെയാണ് Examples ഉം കഥകളുമുണ്ടെങ്കില് പെട്ടന്ന് പെട്ടന്ന് കാര്യങ്ങള് മനസ്സിലാകും അപ്പൊ Stock market എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഇവിടെ നിങ്ങള് ശ്രദ്ധിക്കണം

Publicly list ചെയ്യപ്പെട്ട Company കളുടെ Share വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ഒരു Building ആണ് സ്ഥലമാണ് Stock market okay അത് നമുക്ക് മനസ്സിലായി ഇനി അതിനെപ്പറ്റി ഒന്ന് Actually പറയുകയാണെങ്കില് ഇന്ത്യയിൽ രണ്ട് Stock market ആണുള്ളത് ഒന്ന് NseNatinal stock exchange രണ്ട് BSE Bombay stock exchange അതിനെപറ്റി വിശദമായി നമുക്ക് വേറൊരു Video ല് Discuss ചെയ്യാം അപ്പൊ Stock market ഒരു Building ആണ് അവിടൊരു Market ആണ് അവിടെ കൊറേയധികം ആൾക്കാരിരുന്നിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ Share കള് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങള് ആരിക്കും ചെയ്യാ അപ്പോം ആ ഒരു Definition ല് അടുത്ത Term നമ്മള് മനസ്സിലാക്കേണ്ടത് Publicly listed company കളുടെ Share എന്താണ് എന്നുള്ളതാണ് അപ്പോം നമ്മൾ ഈയൊരു Section ലേക്ക് വരാം അതായത് Publicly listed company എന്നൊരു Participant നെ പറ്റി നമുക്ക് മനസിലാക്കാം അവിടെ Publicly listed company എന്താണെന്നും Shares എന്താണെന്നും നമുക്ക് മനസിലാക്കാം ഇത് Explain ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾക്കൊരു Company എന്താണെന്ന് ഒരു Business എന്താണ് എന്നും അറിയണം Business എന്താണെന്ന് നമുക്കെല്ലാവർക്കുമറിയാം ഇന്ന് ചുറ്റും കൊറേയധികം Business കൾ ഉള്ളതാണ് അത് Business എന്താണെന്ന് നമുക്കറിയാം കൊറേക്കൂടി Easy ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു Example ഇവിടെ ഉപോയോഗിക്കാം തോമസുചേട്ടൻന്ന് പറയുന്നത് ഒരു Supermarket ൻറെ ഒരു Business നെയാണ് നമ്മള് Example ആയിട്ടെടുത്തിരിക്കുന്നത് അപ്പൊ ഈ Supermarket എന്ന് പറയുന്നത് തോമസ്സ്‌ചെട്ടൻ കുറെ വർഷങ്ങളായിട്ട് നടത്തി വേരുന്നിണ്ട് വളരെ Famous ആയിട്ടുള്ള Supermarket ആണ് നല്ല ചെയ്യുന്നുണ്ട് നല്ല Profits ഇണ്ടാക്കുന്നുണ്ട് അപ്പോളി Supermarket എന്ന ഈയൊരു Business നെ ഒരു Valuation അല്ലെ ഒരു Value കാണില്ലേ ഒരു മൂല്യം കാണില്ലേ അതായത് ആ Supermarket ന് സ്വന്തമായിട്ടില്ല സ്ഥലം ഇണ്ട് അത് Revenue generate ചെയ്യുന്നുണ്ട് അതിന് Inventory ഇണ്ട് അത് Profit generate ചെയ്യുന്നുണ്ട് അതിന് Building ഇണ്ട് കൊറേ Customers നെ അത് Cater ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു മൂല്യം കാണൂലെ എന്തൊരു സാധനത്തിനും മൂല്യം കാണൂലെ നമ്മുടെ വീടിന് മൂല്യമുണ്ട് വണ്ടിക്ക് മൂല്യമുണ്ട് അത്പോലെ ഈയൊരു Business ന് മൂല്യമില്ലെ അതിനെയാണ് Business ൻറെ Valuation എന്ന് പറയുന്നത് ചെറിയ ചെറിയ Unites ആയിട്ട് Divide ചെയ്യും ആ ഓരോ Unit നെയുമാണ് Share അഥവാ Stock എന്ന് പറയുന്നത് ഞാ വളരെ Easy ആയിട്ട് പറഞ്ഞ് തെരാം ഈ തോമാസേട്ടൻറെ Supermarket ന് പത്ത്ലക്ഷം രൂപയാണത്തിൻറെ Valuation എന്നുള്ളത് കണക്ക് കൂട്ടി അതിനെ Value ചെയ്ത മൂല്യം എടുത്തു എന്ന് വിചാരിക്കുക പത്ത് ലക്ഷം മൂല്യമുള്ള ഈ Business നെ ആയിരം Stock കൾ ആയിട്ട് നമ്മള് Divide ചെയ്യുകയാണ് അപ്പൊ ഓരോ Stock ൻറെ വില എന്തായി ആയിരം രൂപാ അപ്പോം ആയിരം രൂപ വിലയിള്ള ആയിരം Stock കൾ Constitute ചെയ്യുന്നതാണ് ഈയൊരു Company ന്ന് പറയുന്നത് ഈയൊരു Business ലെ Valuation എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ഈ Business ൻറെ Valuation എന്ന് പറയുന്നത്

ഇപ്പോരു Company നമ്മള് Start ചെയ്ത് ഇന്ന് ഞാനോ നിങ്ങളോ ഒര് Private limited company start ചെയ്യുക ആണെങ്കില് എത്ര Shares ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് Decide ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കൂടുതലും Stage ല് കാണുന്നത് ആയിരം Share ഒക്കെ വെച്ചിട്ടാണ് Company കള് Start ചെയ്യുന്നത് എന്നാൽ ഇന്ന് Stock market ലേക്ക് നോക്കുകയാണെങ്കില് പല Companies നും ലക്ഷകണക്കിന് കോടിക്കണക്കിന് തന്നെ Shares ഉണ്ട് അതെ അത്ര മാത്രം Shares പോലും ഇണ്ടാകാൻ പറ്റും അപ്പോം അത് നമക്ക് വിശദമായി വേറൊരു Video ല് Discuss ചെയ്യാം അപ്പൊ Number of shares എത്രയും ഉണ്ടാകാം ഓരോ Share ലും ഒരു Value ഇണ്ടാകാം ആ Value base ചെയ്യുന്നതെന്തിലാണ് ആ Company യുടെ മുഴുവൻ മൂല്യത്തിലാണ് Valuation ലാണ് അതും എന്തിനാണ് Share ഇണ്ടാക്കിയത് തന്നെ അത് ഞാൻ പറഞ്ഞേരാം ഇപ്പൊ തോമസ്സേട്ടനിതോന്ന് Expand ചെയ്യണമെന്നാഗ്രഹമുണ്ട് Business ഒരു Partner എ കൊണ്ടുവരണം Partner ക്ക് ഒരു അമ്പത് ശതമാനം Company ടെ Fifty fifty partner ആക്കാൻ തോമസ് ചേട്ടൻ തയ്യാറാണ് അപ്പോം Partner വന്നു അപ്പൊ അയാൾക്കെങ്ങനെ എന്ത്ന്ന് പറഞ്ഞിട്ടാ ഈ അമ്പത് ശതമാനം കൊടുക്കുക

അതിനു വേണ്ടീട്ടാണ് ഈ Share എന്നൊരു Union നെ Define ചെയ്തിരിക്കുന്നത് തന്നെ അപ്പൊ ഈയൊരാള് വരുമ്പോൾ തോമസ് ചേട്ടൻ പറയുന്നു പത്ത് ലക്ഷം രൂപയാണ് Company യുടെ Valuation അമ്പത് ശതമാനം നിനക്കാണ് അഞ്ച് ലക്ഷം രൂപ നീയെനിക്ക് തന്നാൽ അമ്പത് ശതമാനം Share ഞാൻ നിനക്ക് തരാം ഇവിടെ ആയിരം Share ഉള്ളത് കൊണ്ട് അഞ്ഞൂറ് Share transfer ചെയ്യുകയാണ് ഈ പുതിയ ആളിലേക്ക് അപ്പൊ Stock എന്താണെന്നും അതെങ്ങനെയാണ് Tranfer ചെയ്യുന്നതെന്നും അതിൻറെ Purpose എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തോമാസേട്ടൻറെ Supermarket അതി ശക്തമായിട്ട് മുന്നിലേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒര് Point എത്തിയപ്പോൾ പിന്നെയും കൊറേയധികം വേണമെന്ന് തോമസ് ചേട്ടനും Partner ക്കും തോന്നുകയാണ് അപ്പൊ തോമസ്സേട്ടൻ നോക്കുന്നു Fund raise ചെയ്യണം Capital വേണം മൂലധനം വേണമെന്നും മനസ്സിലാകുന്നു അപ്പോളി Capital നു വേണ്ടി എന്തൊക്കെ ചെയ്യന്നുള്ളത് തോമസ്സേട്ടൻ ആലോചിക്കുന്നു ഒന്ന് Bank ൻറെടൂത്ത് പോകാം Bank ൻറെടൂത്ത് പോയിട്ട് Project report ഉം അങ്ങനെ മറ്റു കാര്യങ്ങളുമെല്ലാം Submit ചെയ്തോണ്ട് ഒരു ഒരു Loan raise ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ Loan എടുത്താലെന്താ പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങള് ശെരിയായിപോയില്ല എങ്കില് Loan തിരിച്ചടക്കേണ്ടതുണ്ട് തിരിച്ചടച്ചില്ല എങ്കില് പ്രശ്നമാകും ആകും Japthi ആകും പ്രശ്നങ്ങളാകും അത് വേണ്ടാന്ന് തോന്നി അതല്ലായെങ്കിലെനി പുതിയൊരു Partner എ കൊണ്ടുവരാം ഒരു Partner എ രണ്ട് Partner എ കൊണ്ടുവരാം

Company യെ Public listed company ആക്കുകയാണ് എങ്കില് IPO ചെയ്തുകൊണ്ട് Initial public offering ചെയ്തുകൊണ്ട് അതിനെ Stock market ല് List ചെയ്യപ്പെടാൻ പറ്റും അങ്ങനെ List ചെയ്താൽ ജനങ്ങൾക്ക് Public ലുള്ള ജനങ്ങൾക്ക് ആ Stock കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ വാങ്ങുമ്പോൾ അതിൻറെ പൈസ Investors ഈ Public listed company ക്ക് കൊടുക്കും

ഇത് നിങ്ങക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പൊറകില് പോയി കേട്ടിട്ട് ഒന്നുകൂടി മുന്നിലേക്ക് വേരുക തീർച്ചയായിട്ടും മനസ്സിലാകുംന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞ ആ ഒരു sentence ല് കുറെയധികം Important ആയിട്ടുള്ള sentence ഇണ്ട് നിങ്ങള് ശ്രെദ്ധിച്ച് കേക്കണം അതില് Important തന്നെ ഇണ്ട് ഒന്ന് തോമസ്സേട്ടൻ തോമസ്സേട്ടൻറെ Business നെ Public limited company ആക്കി മാറ്റി അതിനുശേഷം Stock marketing list ചെയ്യാനായിട്ട് IPO എന്ന പരിപാടി നടത്തി Initial public offering എന്ന പരിപാടി നടത്തി ഇവിടെയൊരു Common doubt വരാൻ സാധ്യതയുള്ളത് എന്താണ് IPO ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എത് Eligible ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊരു വളരെ Difficult ആയിട്ടുള്ള Process ആണ് Ipo ചെയ്യണമെങ്കിൽ കുറെയധികം Criteria business ചെയ്യേണ്ടതുണ്ട് അത് Design ചെയ്തിരിക്കുന്നത് Government of india യും അതുപോലെ SEBI യുമാണ് Securities and exchange board of india അപ്പോം ഈ പറഞ്ഞ Criteria ഒരു Business fulfill ചെയ്യുകയാണെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞപോലെ Stock market ൽ ചെന്ന്

ഒന്ന് NSE ഒന്ന് BSEBSE ല് ഇതുവരെയുള്ളത് അയ്യായിരം Companies ആണ് അയ്യായിരത്തോളം Companies ആണ് ഇതുവരെ BSE വഴി IPO ചെയ്തത് Public listed ലായിട്ടുള്ളത് NSE ല് ആയിരത്തി അറുന്നൂറില്പരം Companies ആണുള്ളത് അപ്പോൾ ഇന്ത്യയിലെത് ത്ര അതികം Business ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഈ പറഞ്ഞ അയ്യായിരം ആറായിരം ഏഴായിരം Companies മാത്രമേ ഇതുവരെ Publicly listed ആവാൻ കഴിഞ്ഞിട്ടുള്ളൂ Stock market ലവിടെ List ചെയ്യാൻ പറ്റിറ്റുള്ളു അപ്പോം ഇത്രെയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് Important topic മനസ്സിലാക്കി അത് നിങ്ങൾ Note ചെയ്ത് വെക്കേണ്ടതുണ്ട് അതായത്

Companies ൻറെ Perspective എന്നുള്ളതാണ് Companies ൻറെ കഥയാണല്ലോ ഇത്രേം നേരം പറഞ്ഞു വന്നത് അപ്പൊ Companies ൻറെ കഥയുടെ Ending ഇതാണ് അതായത് Companies വളർന്ന് വളർന്ന് വരുമ്പോൾ അവർക്ക് പൈസ Raise ചെയ്യേണ്ടതുണ്ട് ഒന്നെങ്കില് Capital ന് വേണ്ടി Raise ചെയ്യാം അല്ലെങ്കില് Promoters ചെയ്ത് കൊറേ പണി എടുത്തെന് അവരുടെ Shares വിറ്റ് കൊറച്ച് Cash ഉണ്ടാക്കണമെന്നാഗ്രഹമുണ്ടാകാം എന്താണെങ്കിലും Money raise ചെയ്യാനായിട്ട് അതികം Risk ഇല്ലാതെ ചെയ്യണമെങ്കില് ഒരു കടമൊക്കെയടുത്താൽ റ് Risk ഇണ്ട് അപ്പൊ Risk ഇല്ലാതെ ചെയ്യണമെന്നുള്ള ഈയൊരു Motive കാരണമാണ് CompaniesIPO ചെയ്ത് കൊണ്ട് Stock market ൽ അവരുടെ Company list ചെയ്ത് Investors ന് ജനങ്ങൾക്ക് Public ന് അവര് Open ആകുന്നത് Companies ൻറെ കഥ ഏറെക്കുറെ ഇവിടെ കഴിയുകയാണ് ഇനി നമ്മൾ Discuss ചെയ്യേണ്ടത് Investors ൻറെ കഥയാണ് അപ്പൊ Investors എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള

ഈ പറയുന്ന പല Companies ഇണ്ടല്ലോ Stock market ൽ List ചെയ്യപ്പെട്ട ഈ Companies ൻറെ Stock കള് വാങ്ങാനും അത് വെക്കാനും പിന്നീട് വിൽക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെയെന്താ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളോ അല്ല നമ്മളെ Individual investors നെ വിളിക്കുന്നത് Retail investors എന്നുള്ളതാണ് അതുപോലെതന്നെ മറ്റു പല Investors ഉം ഇണ്ട് Institutional investors ഇണ്ട് Funds ഇണ്ട് Mutual funds ഇണ്ട് Asset management companies ഇണ്ട് Foreign investors ഇണ്ട് അങ്ങനെ കുറെയധികം Investors ഇണ്ട് അതിലൊട്ടൊന്നും നമുക്ക് പോവുന്നില്ല വേണെങ്കില് നിങ്ങളെഴുതി വെച്ചോളൂ നിങ്ങക്ക് വായിക്കാൻ പറ്റുന്നതാണ് പിന്നീട് Video ല് നമുക്ക് Discuss ചെയ്യാം

പലപ്പോഴായിട്ടും നമ്മള് Discuss ചെയ്തിട്ടുള്ള കാര്യമാണ് Stock market ല് പണമുണ്ടാക്കാൻ വേണ്ടി പോകുന്നാണ് Stock marjket ല് Invest ചെയ്തോണ്ട് വെല കൊറഞ്ഞ് കിട്ടുമ്പോൾ ഒരു Company ലെ Share വാങ്ങിച്ച് കൈയില് വെച്ച് ആ Company നല്ല Grow ചെയ്യുമ്പോൾ അതിൻറെ വെല കൂടുമ്പോൾ Valuation കൂടുമ്പോൾ ആ Share മറ്റൊരാൾക്ക് വിൽക്കുന്നു അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി Wealth create ചെയ്യാനായിട്ട് അതുപോലെതന്നെ ഈ Invest ചെയ്യുന്ന Company യുടെ Profit ലേക്ക് വിഹിതം കിട്ടാനായിട്ട് അതിനെ വിളിക്കുന്നത് Dividend എന്നുള്ളതാണ് Note ചെയ്ത വെച്ചോളൂ ആ ഡി Dividend എല്ലാം കിട്ടാനായിട്ടാണ് Investors invest ചെയ്യുന്നത് അത് കുറച്ചുടി Explain ഈ തോമസ്സേട്ടനെന്തിനാ Business തൊടങ്ങിയത് Business grow ചെയ്യുമ്പോ അതിൻറെ Valuation ഉള്ളൊരു Benefit കിട്ടാനായിട്ട് Business ൻറെ Profit വരുമ്പോ അത് കിട്ടാനായിട്ട് അപ്പൊ ആ Reasons ല് എല്ലാം വേണ്ടി തന്നെയാണ് Investors നെ Invest ചെയ്ത് കാരണം ഇവര് Invest ചെയ്യുമ്പോൾ ഇവര് ഒരു Company യുടെയോര് Share വാങ്ങുകയാണ് അതിൻറെയൊരു Part owner ആയി മാറുകയാണ് ശെരിക്കും ഒരു Part owner ആയി മാറുകയാണ് ഇപ്പൊ തോമസ്സേട്ടൻറെ Company യുടെ Share കുടെ വാങ്ങുകയാണെങ്കില് ആ Company ഒരു ചെറിയ ശതമാനത്തിനുള്ളോരു Owner ആയി മാറുകയാണ് ഉള്ള ആള് അതുപോലെതന്നെ Company വെലുതാകുമ്പോൾ

അപ്പോൾ ഈ Investor ന്ന് ന്നുള്ള ആൾക്കാര് Stock market ല് ഇനി ഇവരുടെ കഥ നമ്മള് പറയുകയാണ് Stock market ൽ ചെല്ലുന്നു ഈ പറഞ്ഞ അവര് പോകുന്നത് ഇവര് ചെല്ലുമ്പോൾ തോമസ്സേട്ടൻറെ Supermarket ൻറെ IPO നടക്കുന്നിണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കും ഈ Company എങ്ങനെ ഇണ്ട് എന്ന് നോക്കും ഇവിടെയാണ് നമ്മള് Important point discuss ചെയ്യേണ്ടത് എങ്ങനെയാണൊരു Company select ചെയ്യേണ്ടത് Invest ചെയ്യാനായിട്ട് ഇവിടെ ഈ പോകുന്ന Investors ഒക്കെ രണ്ട് കാര്യങ്ങള് നോക്കും ഒന്ന് Company യുടെ Fundamental analysis നടത്തും അതായത് അതിനെ അടിസ്ഥാനപരമായിട്ടോന്ന് Study ചെയ്യും അതായത് ഈ Company ശെരിക്കും നല്ല ശക്തിയുള്ളൊരു Company ആണോ ഇതിന് നല്ലൊരു Revenue generate ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ മുന്നിലേക്ക് ഇതിനു നല്ല Potential കളുണ്ടോ Expansion നല്ല സാധ്യതകളുണ്ട് ഇതിൻറെ Team നല്ലതാണോ Management team നല്ലതാണോ തോമസ്സേട്ടൻ നല്ലൊരു മനുഷ്യനാണോ അതായത് നന്നായി Managering skills ഉള്ള Business sense ഉള്ള ആളാണോ അങ്ങനെ ഒരു Company യെ പറ്റി അടിമുടി അടിസ്ഥാനപരമായി പഠിക്കുന്നതിനെയാണ് Fundamental analysis എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവര് നടത്തുന്ന വേറൊരു Study യെ Technical analysis എന്ന് പറയും അതിനെപറ്റി തൽക്കാലം ഇപ്പോൾ Discuss ചെയ്യുന്നില്ല വരുന്ന Video ൽ തീർച്ചയായിട്ടും Discuss ചെയ്യും നിങ്ങള് എഴുതി വെച്ചോളൂ അപ്പോൾ ഇവിടെ Investor stock market ൽ വന്ന് ഇതുപോലൊരു Company ല് IPO ഉണ്ടെന്നറിയുന്നു അതിൻറെ എത്ര വെല ആണെന്ന് നോക്കുന്നു അങ്ങനെ ഒരു വേലയിലാവര് Agree ആയിക്കൊണ്ട് ഈയൊരു Company യുടെ Share എല്ലാവരും കൂടി ദിവസോം വാങ്ങുകയാണ് അപ്പൊൾ എത്ര Share ആണോ തോമസ്സേട്ടൻ Stock market ൽ വെക്കുന്നത് Company യുടെ എല്ലാ Share ഉം എന്തായാലും വെക്കില്ലല്ലോ ആ ഒരു Point ആയപ്പോഴേക്കും തോമസ്സേട്ടൻറെ Company യിൽ ഒരുലക്ഷം Share ഉണ്ടായിരുന്നെങ്കിൽ ചെലപ്പോൾ ഒരു പതിനയ്യായിരം Share ഓളം ആയിരിക്കും Stock market ൽ കൊണ്ടോന്ന് IPO ചെയ്ത വെക്കുന്നത് പതിനൊന്ന് ശതമാനം IPO വഴി dilute ചെയ്യാമെന്ന് വിചാരിച്ചട്ടിണ്ടാവും അങ്ങനെ ആ ഒരു പതിനഞ്ച് ശതമാനം പതിനയ്യായിരം Shares പല Investors ചേർന്ന് വാങ്ങുകയാണ് അപ്പോം പതിനയ്യായിരം Share ൻറെ വെല ആ പൈസ ഇവിടെ തോമസ്സേട്ടൻറെ കൈയിലെത്തി ഈ പതിനയ്യായിരം Share എനി ഇള്ളത് Investors ൻറെ കൈയിലാണ് പല ആൾക്കാരുടെ കൈയിലായിട്ടാണുള്ളത് അപ്പോളിനി അടുത്തത് നമ്മൾ Discuss ചെയ്യേണ്ടത് നമ്മളിപ്പോ Stock market നോക്കുമ്പോ നമ്മക്ക് കാണാൻ പറ്റുന്നിണ്ട് Daily stock കളുടെ വെല മാറുന്നുണ്ട് വെല എപ്പോഴും Fluctuate ചെയ്തോണ്ടിരിക്കാണ് എല്ലാ Second ല് TV ലും Stock market ൻറെ ഒരു Sticker പോലെക്കെ നമ്മള് കാണാറുണ്ടല്ലോ എല്ലത്തിൻറെ വെല കൂടിക്കേറി കൂടുമ്പോ Green ആവുന്നതും താഴോട്ട് പോകുമ്പോ Red ആകുന്നുണ്ട് വേലായിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നിണ്ട് അപ്പോളതെന്താണ് എന്നുള്ളതൊരു Common doubt അത് നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെ Actually supply demand ൻറെ Basic logic നമ്മളറിയേണ്ടതിണ്ട് അതായതിപ്പോ ഈയൊരു Company ൻറെ Example പറയുകയാണെങ്കിലിപ്പോ ആ പതിനയ്യായിരം Stock ഉം പല Investors ൻറെ കൈയിലായിട്ടാണിള്ളത് അല്ല അതായത് ഒരു സമയത്ത് ഈ Stock നല്ല Demand ഇണ്ട് എങ്കില് അതായത് തോമസ്സേട്ടൻറെ ഈ Supermarket business boom ആകുകയാണ് അത് നന്നായി Grow ചെയ്യുകയാണ് Fundamentally നോക്കുമ്പോ അതിന് Revenue growth ഇണ്ട് Profit growth ഇണ്ട് കൊറേയധികം Outlets open ചെയ്യുന്നുണ്ട് നല്ല രീതില് Company grow ചെയ്തോണ്ടിരിക്ക Profit കൂടുതല് Generate ചെയ്യുമ്പോ Market ലോര് Demand വരും അതായത് പതിനയ്യായിരം Stock ആണല്ലോ ഉള്ളത് എന്നാലി News ഒക്കെ വായിക്കുമ്പോ Market ഉള്ള ചെലപ്പോ ഒരു ലക്ഷം ആൾക്കാർക്ക് തോന്നും അത് ശെരി തോമാസേട്ടൻറെ Business വളരെ നല്ലതാണല്ലോ അതിൻറെ Stock വേണമല്ലോ തോന്നി Demand create ചെയ്യും പക്ഷെ Stock ഇള്ളത് പതിനയ്യായിരം മാത്രമാണ് അപ്പോര് Fixed amount of stock അത്രേം Demand generate ആകുമ്പോ Obviously അതിൻറെ വെല കൂട്ടുമല്ലോ

ഇ Business ൻറെ Valuation ഈ Business ൻറെ Performance മാത്രമാണോ Stock price decide ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും എന്നാൽ അതല്ല എന്നുള്ളതാണ് ശെരി ഒരു Stock ൻറെ വില നിശ്ചയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് Definitely ആ Company യുടെ Performance ആണ് അതിൻറെ Valuation ആണ് അതെങ്ങനെ Perform ചെയ്തു എന്നുള്ളത് Stock price നെ Influence ചെയ്യുന്ന കാര്യമാണ് എന്നാൽ അതുപോലെതന്നെ അതിൻറെ Stock price നെ Influence ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് അത് Market sentiments ആണ് ആൾക്കാരുടെ sentiments ഇവിടെ Involved ആണ് എന്നുള്ളതാണ് സത്യം അതൊന്നൊര് Example നോക്കി പറയുകയാണെങ്കില് എവിടെയിപ്പോ തോമസ്സേട്ടൻറെ Supermarket business ഇണ്ട് അതിൻറെ കൂടുതൽ Branches ഉം കൂടുതൽ കേരളത്തിലാണെന്ന് വിചാരിക്കുക അപ്പോഴാണൊരു News വരുന്നത് Reliance fresh കേരളത്തിലതി ശ ക്തമായിട്ട് Expand ചെയ്യാൻ പോവുകയാണ് എല്ലാ മുക്കില് മൂക്കില് Reliance fresh വരാൻ പോവുകയാണ് എന്നൊരു News വരുന്നു അപ്പോളി News ല് Investors നെ സംബന്ധിച്ചെടുത്തോളം അതുശേരി എല്ലാ മുക്കിലും Reliance fresh വരുകയാണ് എങ്കില് Definitely reliance പോലൊരു വലിയ Company യ എല്ലാ ആൾക്കാരും Reliance ല് പോയി സാധനം വാങ്ങാൻ തുടങ്ങും അപ്പൊ തോമസ്സേട്ടൻറെ Business കൊറയില്ലേ തോമസ്സേട്ടൻറെ Business അപ്പൊ താഴോട്ട് വരില്ലേ Valuation കുറയില്ലേ ശ മോശമായൊരു Affect ആകില്ലേ എന്ന് പെട്ടന്നൊരു പേടി Investors ൻറെടൂത്ത് വരും അങ്ങനെയൊരു പേടി വരുമ്പോൾ എല്ലാരും Start ചെയ്യും എല്ലാരും Start ചെയ്യുമ്പോ എന്താ എന്താ പാറ്റ

ബാംഗ്ലൂരും ഹൈദരബാദുമെല്ലാം Visit ചെയ്തിരുന്നു അവിടെ Multiple locations ല് Advance കൊടുത്ത് Expansion തീരുമാനമായിട്ടാണ് തിരിച്ച് വന്നത് എന്നൊരു News പയ്യെ Spread ആവുകയാണ് അപ്പൊ ഇതെല്ലം കാണുന്ന Investors ന് Market ൽ Generally എല്ലാവർക്കും അപ്പൊ തോമാസേട്ടൻ ഭയങ്കരമായിട്ട് Grow ചെയ്യും എന്നുള്ള Expectation കാരണം ഈയൊരു Stock ന് Demand കൂടുന്നു അങ്ങനെ Price കൂടുന്നു അപ്പൊ നമ്മള് Original vision എന്തായിരുന്നു Stock market ൽ പൈസ എന്തുകൊണ്ടാണ് Fluctuate ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലെ അതായത് നിങ്ങളാ ഒരു Ticker ഇല്ലേ ആ ഒരു Red ഉം Green ഉം എപ്പോഴും വെല മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ TATAMotors ൻറെ കാര്യം പറയുകയാണെങ്കില് ഇന്നലെ എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കാണുന്ന Price ൽ നിന്നും ആ TV ൽ കാണുന്ന Price എന്ന് പറയുന്നത് LTP ആണ് Last traded price ആണ് അത് മനസ്സിലാക്കാനുള്ള നിങ്ങള് Indian stock market ൻറെ ഒരു വലുപ്പം Chain നിങ്ങള് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കോടിക്കണക്കിന് Investors ആണുള്ളത് എത്രയോ അതികം കോടിക്കണക്കിന് Investors ആണിള്ളത് അപ്പൊ ഒരു വലിയ Company കളെ സംബന്ധിച്ചെടുത്തോളം എല്ലാ Second ലും അല്ലെങ്കിൽ എല്ലാ നിമിഷവും ഒരാള് ആ Investor ഒരാള് ആ Share വിൽക്കുന്നുണ്ടാവും അതുപോലെ വേറൊരാള് ആ Share വാങ്ങുന്നുണ്ടാകും

Market open ആയിരിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും വിനിമയങ്ങള് നടന്നോണ്ടിരിക്കാണ് എപ്പോഴും Transactions നടന്നോണ്ടിരിക്കും അപ്പോ ഓരോ Transaction നും എത്ര രൂപയിലാണോ നടന്നത് അതാണതിൻറെ LTP അതാണവിടെ കാണുന്ന Last graded price അപ്പൊ വില എന്തുകൊണ്ടാണ് മാറുന്നതെന്നും എന്താണ് വേലയെ സ്വാതീനിക്കുന്നതെന്നും നിങ്ങക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ Investors ൻറെ കഥ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൊറേയധികം Investors ഉണ്ട് അവർക്ക് Stock market ൽ പോകാം

റ്റ് Investors ൻറെ കൈയില് RBI ല് ഏത് Share ആണോ ഇള്ളത് നമ്മൾക്കൊരു വെലപറയാം അത് വാങ്ങാം അല്ലെങ്കിൽ നമ്മടെ കൈയിലുള്ള Share അവർക്ക് വിൽക്കാം അതെല്ലാം Facilitate ചെയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളാദ്യം മനസ്സിൽ കണ്ട ആ Building ഇണ്ടല്ലോ ആ Building നെയാണ് Stock market എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ Investors ൻറെ കഥ പറയുമ്പോൾ വളരെ Simple ആയിട്ട് തോന്നി Building ൽ ചെന്നിട്ടെന്തോ സാധനം വാങ്ങുന്നപോലെയാ തോന്നിയത് എന്നാൽ അതാണോ സത്യം അതല്ല

അപ്പൊ ഈ Brokers എന്ന് പറയുന്നത് Stock brokers എന്ന് പറയുന്നത് Stock market authorised ചെയ്തിട്ടിള്ള Partners ആണ് ഈ Brokers നാണ് Investors നെ Share വാങ്ങാനും വിൽക്കാനും പല Investors നെ തമ്മിൽ Connect ചെയ്യാനുമൊക്കെ Facilitate ചെയ്യാൻ പറ്റുന്നത് Brokers ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ Stock market ല് നമ്മള് ചെന്നിട്ട് വാങ്ങാൻ പറ്റുവോ നമ്മള് ചെല്ലേണ്ട ആവശ്യമില്ല

അവിടെയാണ് നമുക്കെങ്ങനെയാണോ Stock വാങ്ങാനും വിൽക്കാനും പറ്റുന്നത് എന്ന് Discuss ചെയ്യേണ്ടത് അപ്പൊരി Investor നെ സംബന്ധിച്ചെടുത്തോളം ആദ്യ കാലഘട്ടങ്ങളില് Stock market ഒരു Physical office space ആയിരുന്നു അവിടെ Brokers ഉണ്ടായിരുന്നു നമുക്ക് ചെന്നിട്ടവിടെ ഒരു Broker നെ കാണണമായിരുന്നു എന്നിട്ട് പറയണമായിരുന്നു കണ്ട എൻറെ കൈയില് ഈ Share ഇണ്ട് എനിക്ക് വിൽക്കണമെന്ന് താല്പര്യമുണ്ട് അപ്പോം Broker നോക്കും അഹ് വേറെ ആരാ ഇള്ളത് ഈ Share വാങ്ങാനിള്ളത് എന്ന് ചോദിക്കുന്നു ഒരാളെ കണ്ട് പിടിച്ചാൽ Broker നമ്മളെ രണ്ടുപേരെയും Connect ചെയ്യും എന്നിട്ട് ആ ഒരു Transaction നടക്കുന്നു പക്ഷെ Technology നന്നായി വന്നു കാലം മാറി വന്നു പിന്നീട് Phone Telephone ൻറെ Invention ഇണ്ടായി Telephone വളരെ Commercial use ആയി അപ്പൊ Investors എല്ലാരും വീട്ടിലിരിക്കാൻ തൊടങ്ങി അല്ലെങ്കി അവരവരുടെ പണികളിലും Work കളിലുമായിരുന്നു Broker stock market ലിരിക്കുന്നുണ്ട് അപ്പൊ ഈ Investor എ Broker phone വിളിച്ചിട്ട് നേരത്തെ ചെയ്ത സാധനം Phone ലൂടെ ചെയ്യും Phone പറയും ആ എനിക്ക് Stock വാങ്ങണം അല്ലെങ്കില് വിളിക്കണമെന്ന് പറയും Broker ലൂടെ വേറെ ആൾക്കാരെ വിളിക്കും അങ്ങനെ Broker ആണ് പല Investors നെയും Connect ചെയ്തുകൊണ്ടിരുന്നത് എന്നാലിപ്പോ Technology പിന്നേം Advance ചെയ്ത് കാലം പിന്നെയും മാറി ഇന്ന് Technology വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ Mobile phone ല് നമുക്ക് Brokers available ആണ് ഞാനുപയോഗിക്കുന്നത് Upstox എന്നൊരു Broker നെയാണ് നിങ്ങൾക്ക് Suggest ഉം ചെയ്യുന്നുണ്ട് അതിലൊരു Account open ആക്കാനുള്ള Link ഞാൻ താഴെ കൊടുക്കുന്നു മുണ്ട് അപ്പൊ നമുക്കിന്ന് നമ്മുടെ Mobile phone ലെ Broker ൻറെ App ഇണ്ട് ആ App തുറന്ന നമുക്ക് കാണാൻ പറ്റും അഹ് ഏതൊക്കെ Companies ആണിള്ളത് എ എത്ര രൂപക്കാണത് വിറ്റോണ്ടിരിക്കുന്നത് അവസാനമായി LTP എന്നാണ് Last trade price ഏറ്റോം അവസാനമായി ഒരു വിനിമയം നടന്നത് എത്ര രൂപക്കാണ് അപ്പൊ എൻറെ കൈയിലെന്തെങ്കിലും Stock ഇണ്ടെങ്കിൽ എനിക്ക് അതിൽ കാണാൻ പറ്റും എനിക്ക് വിൽക്കണമെങ്കിൽ അതിൽ തന്നെ പറയാം അപ്പൊ App ലൂടെ പറയുമ്പോൾ Broker നോക്കും വേറെ ആരെങ്കിലും വാങ്ങാനുണ്ടോന്ന് നോക്കുമ്പോ App ലൂടെ തന്നെ വേറൊരാൾക്ക് വാങ്ങാനും പറ്റും അതുപോലെതന്നെ എനിക്ക് വാങ്ങണമെങ്കിലും എനിക്കി App ലൂടെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ എന്തുപറ്റും Stock വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റുന്നതാണ് അപ്പൊ Brokers ഞാൻ പറഞ്ഞതുപോലെ Stock market ല് നമ്മളാദ്യം Definition ല് പറഞ്ഞ സാധനമാണ് Publicly listed company കളുടെ Shares tarde ചെയ്യപ്പെടുന്നു ആ Trading നെ Specific ചെയ്യുന്നത് Brokers ആണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നും നന്നായി തന്നെ Class മുന്നിലേക്ക് പോകുന്നുണ്ടെന്നും Boar അടിക്കുന്നില്ലായെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എത്രയൊക്കെ മനസിലാക്കിയപ്പോൾ നമ്മളിനി Investors ൻറെ സ്ഥലത്ത് ഒരു കാര്യം Discuss ചെയ്യാനുണ്ട് ഇവിടെ കൊറച്ച് മാഞ്ഞ് പോയിട്ടിണ്ട് നിങ്ങൾക്കെന്തായാലും കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളാദ്യമേ വായിച്ചിട്ടുണ്ടാവും Trading and demat account അപ്പൊ നമ്മളീ കഥ പറഞ്ഞപ്പോൾ Investors ഞാൻ ചെന്ന് Stock market ൽ ചെന്ന് Brokers വഴി Stock വാങ്ങുമെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ വാങ്ങുന്നപ്പോ നമ്മള് Mobile ൽ ഞെക്കിയാലും അല്ലെങ്കില് Phone വിളിച്ച് പറഞ്ഞാലും ആ Stock നമ്മക്കെങ്ങനെ കിട്ടുന്നത് അവിടെയാണ് Trading and demat account ൻറെ Importance വരുന്നത് ഒന്നുകൂടെ നമുക്ക് പഴയ കാലത്തിലേക്ക് പോകാം പഴയകാലത്ത് എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാല് നമുക്ക് ഒര് Investor എടുത്ത് Broker എടുത്ത് പറയാം എനിക്കിന്ന Company യുടെ Share വേണമെന്ന് പറയുമ്പോൾ വിക്കാൻ ഒരാളെക്കണ്ട് പിടിച്ച് അവരെ കൈയിന്ന് Share broker നമുക്ക് വാങ്ങിത്തരും ആ Share നമ്മക്കെങ്ങനെയാ കിട്ടിക്കൊണ്ടിരിന്നത് ഒരു Share certificate ഒരു paper ൻറെ ഒരു കഷ്ണമാണ് നമുക്ക് കിട്ടിയത് അതാണ് നമ്മുടെ കയ്യിലാ Share ഇണ്ട് എന്നുള്ളതിൻറെ Proof അതായിരുന്നു പക്ഷെ ഈ Paper കിട്ടിയത് Actually വളരെയധികം ബുദ്ധിമുട്ടാണ് Investors present ചെയ്തത് അതായതു ഈ Paper കളഞ്ഞ് പോകാം കത്തി പോകാം കീറി പോകാം വെള്ളത്തില് നനഞ്ഞ് പോകാം അങ്ങനെയൊരു Share certificate ന് ഒര് paper രൂപത്തില് കുറെ നാള് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ കൊറേയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആള്ക്കാര് നേരിട്ടിരുന്നു അതിൻറെ Storage നെ സംബന്ധിച്ചെടുത്തോളം അതിൻറെ Safety യെ സംബന്ധിച്ചെടുത്തോളം കുറെ പ്രശ്നങ്ങളിണ്ടായി അവിടെയാണ് Government shares നെ Paper എന്ന രൂപത്തിൽ നിന്നും മാറ്റിയിട്ട് Dematerialize ചെയ്തു അതായത് Physical material form ഇല്ലാതെയാക്കി അത് കഴിഞ്ഞ് Digitally store ചെയ്യാനായിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അതിനെയാണ് Demat account എന്ന് വിളിക്കുന്നത് Dematerialize account എന്നുള്ളതാണ് Demat account എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത് അപ്പോൾ ഒര് Investor ക്ക് Broker വഴി ഒരു Stock വാങ്ങണമെങ്കിൽ ആ വാങ്ങിക്കുന്ന Stock കിട്ടുന്നത് Digital രൂപത്തിലാണിന്നത്തെ കാലത്ത് ആ Digital രൂപത്തിൽ കിട്ടുന്ന Stock നെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇന്നത്തെക്കാലത്ത് ഒര് Demat account എല്ലാ Investors നും വേണം Demat account ഇല്ലായെങ്കില് Stock വാങ്ങാനും പറ്റില്ല സൂക്ഷിക്കാനും പറ്റില്ല അപ്പൊ Demat account എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ് അപ്പോളിതെ ഇവിടെ Trading account ന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനം കാണുന്നു അപ്പൊ അതെന്താണ് Demat account ഞാനിപ്പോ പറഞ്ഞത് പോലെ നമുക്ക് കിട്ടുന്ന Digitally കിട്ടുന്ന Electronically കിട്ടുന്ന Shares നെ സൂക്ഷിച്ച് വെക്കാനുള്ള സ്ഥലമാണ് അപ്പോളി Demat account ലേക്ക് Share നെ എത്തിക്കണമെങ്കില് Broker ൻറെടുത്തിന്ന് ആദ്യം വാങ്ങണമല്ലോ അതിനണ് Trading account ൻറെ Importance എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് വളരെ Important ആയിട്ടുള്ള കാര്യമാണ് വളരെ Basic ആയിട്ടെല്ലാരും അറിഞ്ഞിരിക്ക ഇതറിഞ്ഞാൽ മാത്രമേ നമുക്കി Accounts ഒക്കെ Open ചെയ്യാനും നമുക്ക് Stock market ല് Enter എങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടിതുവളരെ Basic information ആണ് അപ്പോൾ ഞാനാദ്യം പറഞ്ഞത് പോലെ Demat account വേണം എന്തിനാണ് Demat account ചെയ്ത വെക്കാൻ പക്ഷെ Share വാങ്ങണമെങ്കിൽ Stock വാങ്ങണമെങ്കിലെ നമ്മള് Broker ന് പൈസ കൊടുക്കണ്ടെ നമ്മള് Broker ന് പൈസ കൊടുത്താലല്ലേ ആ പൈസ വേറൊര് Investor ക്ക് കൊടുത്തിട്ട് അയാളുടെ കൈയിലുള്ള Share വാങ്ങിച്ച് അത് നമ്മൾക്ക് തന്നിട്ട് നമ്മൾ Demat account ൽ സൂക്ഷിച്ച് വെക്കുള്ളു അപ്പോൾ Broker ക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട് എങ്കില് ആ പൈസ ഇട്ടുവെക്കുന്ന Account നെയാണ് Trading account എന്ന് പറയുന്നത് അപ്പൊ

നമുക്കെല്ലാവർക്കുമൊരു Saving account ഉണ്ടാകും നമ്മടെ Bank ൻറെടൂത്ത് നമ്മക്കെല്ലാവർക്കും ഒര് Savings account ഇണ്ടാകും ഈ Savings account ൽ നമ്മള് പൈസ ഇണ്ടാവുമല്ലോ ആ പൈസ നമുക്ക് Trading account ലേക്ക് Transfer ചെയ്യണമെന്നിണ്ട് എത്ര രൂപയാണോ പൊതുവെ Share market ലേക്ക് Invest ചെയ്യാൻ നമ്മൾ താൽപര്യപ്പെടുന്നത് എത്ര രൂപകൊണ്ടാണോ നമ്മള് Stock വാങ്ങാൻ നമ്മള് Plan ചെയ്യുന്നത് അത്രയും രൂപ നമ്മള് Trading account ലേക്ക് നമുക്ക് Transfer ചെയ്ത് ഇട്ട് വെക്കാം അതുമൊരു Bank account പോലെത്തന്നെയാണ് അവിടെ നമുക്ക് Interest ഒന്നും കിട്ടുന്നില്ല Savings account ല് നമുക്കറിയാം ഒരു നാലഞ്ച് ശതമാനം Interest കിട്ടുംപക്ഷെ Account ൽ പൈസ വന്നാൽ നമുക്ക് Interest ഒന്നും കിട്ടില്ല പക്ഷെ ആ പൈസ നമുക്ക് Broker വഴി ഉപയോഗിച്ചോണ്ട് Share വാങ്ങാം ആ Share ൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പൊ ഈ Accounts ൻറെ പരിപാടികള് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ Demat account തൊടങ്ങുന്നതും Trading account തൊടങ്ങുന്നതും വളരെ Important ആയിട്ടുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത് പോലെ Upstox വഴി ഇത് രണ്ടും നിങ്ങക്ക് തൊടങ്ങാൻ പറ്റുന്നതാണ് അതിൻറെ Link ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്നാലിതിൻറെ ചില Brokers എല്ലാം Two in one account ഒരൊറ്റ Account നിങ്ങളവരെടുത്തത് Open ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങക്ക് Savings account ആയിട്ട് ഉപയോഗിക്കാം അതിൽ തന്നെ Trading account ഉം അതിൽ തന്നെ Demat account ഒക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ Account അതും Upstox facilitate ചെയ്യുന്നുണ്ട് ഇവിടെ കൊറച്ചൊന്ന് Technicality ലേക്ക് പോവുകയാണെങ്കില് Demat account എന്ന് പറയുന്ന Account ആരാണ് Hold ചെയ്യുന്നത് അതായത് ആരാണ് On ചെയ്യുന്നത് അതായത് വളർ Important ആയിട്ടുള്ള ഒരു സാധനവല്ലേ ഇത് നമ്മളെല്ലാരും പൈസ കൊടുത്ത് വാങ്ങിച്ച Shares വളരെ Secure ആയിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ Demat account On ചെയ്യുന്നതും Store ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഈ Depository പറയുന്നൊരു Body ആണ് അപ്പോൾ ഈ Red box നകത്ത് കാണിക്കുന്നത് നമ്മളിതുവരെ Discuss ചെയ്യാത്തെ എന്നാൽ Stock market ലെ പല കാര്യങ്ങളും Facilitate ചെയ്യുന്ന കൊറച്ച് Participants ആണ് ഇതിൽ കോറച്ചതികം Technical ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളീ Terms എല്ലാം എഴുതി വെച്ചോ മനസ്സിലായിരിക്കുന്നതപ്പോഴും നല്ലതാണ് ഇതറിഞ്ഞില്ലയെങ്കിൽ പോലും നിങ്ങൾക്കൊരു Regular investor ആയിട്ട് കാര്യങ്ങൾ മനസിലാക്കാം എന്നാൽ ഇത് കൊറച്ച് Specifics ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരുന്നാൽ വളരെ തീർച്ചയായും നല്ല കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞത് പോലെ On ചെയ്യുന്നത് Depository ആണ് പക്ഷെ ഒരു Depository യുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു Demat account എടുക്കാൻ പറ്റില്ല Depository ആയിട്ട് നേരിട്ട് നമുക്ക് Transactions ഒന്നും പറ്റില്ല ഇവിടെ Stock market ൽ നേരിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു Broker വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ ആയിരുന്നു അതുപോലെ തന്നെ Depository ൽ ചെന്നിട്ട് നമുക്കൊരു Demat account open ചെയ്യാൻ പറ്റില്ല അതിനൊരു Depository participant എന്നൊരാളിണ്ട്